ഇവിടത്തെ കാലാവസ്ഥ ആഹ് മഴയാണ് അതേസമയം വെയിലുവുണ്ട്. ആഹ്. ഓക്കെ രണ്ടും കൂടൊള്ളൊരു കാലാവസ്ഥയാണല്ലേ?

ഓക്കെ മഴേടെ അളവൊക്കെ എങ്ങെ എങ്ങനെയാ? മുന്നെത്തെക്കാട്ടീ കൂടുതലാണോ കുറവാണോ?

ആഹ് വളരെ ആഹ് വളരെ കൊറവാണോ എന്ന് ചോദിച്ചാ ആഹ് കൊഴപ്പവില്ല.

ആഹ്. ആഹ് അങ്ങനത്തൊരവസ്ഥ. ആഹ്. അപ്പ മേ ഏ ഈ മഴയാണോ വെയിലാണോ കൂടുതൽ ദുരിതവെന്ന് തോന്നുന്നത് വീട്ടില്, ഭയങ്കര പാടായിട്ട് തോന്നുന്നത് മഴ പെയ്യുമ്പഴാണോ അതോ വെയിലൊക്കെ ഒള്ളപ്പഴാണോ?

അങ്ങനെ ചോയ്ച്ചാ ആഹ് വെയിലൊള്ള സമയത്തും മഴയൊള്ള സമയത്തും ബുദ്ധിമുട്ടുകളൊണ്ട്. വെയിലൊക്കെയാണെങ്കില് ആഹ് വെയിലൊക്കെയാണെങ്കിൽ പൊറത്തൊക്കെ പോവുമ്പം നല്ല ബുദ്ധിമുട്ടാവില്ലേ?

ആഹ് ഇപ്പം ഉപയോഗിക്കാറിണ്ട് കാരണം നുമ്പത്തൊരു കാലാവസ്ഥയല്ലല്ലോ. നല്ല രീതീല് ആഹ് ആഹ് ചൂടൊണ്ട് അതുപോലെ ആഹ് ഓരോ അസുഖങ്ങള് വരുന്നൊണ്ട്, സൂര്യാഘാതങ്ങളേക്കുന്നൊണ്ട്. ഇപ്പം അത് ഉപയോഗിക്കാറൊണ്ട്.

ഉം ഉം. ഉം ഉം ഉം ഉം ഉം ഉം ഉം ഉം. അപ്പ അതിൽ നിന്നൊക്കെ രക്ഷതേടാൻ എന്തൊക്കെയാ ചെയ്യാറ്? ഇത് മാത്രേ ഒള്ളോ? ആഹ് സൺസ്‌ക്രീൻ പിന്നെ? അല്ല. ആഹ് അഹ് അത് മാത്രല്ല നമ്മളൊരുപാട് ആഹ് വെള്ളം കുടിക്കുന്നൊണ്ട്. പൊറത്ത് വെയിലൊക്കെ കൊള്ളുമ്പം ചൂടൊക്കെ കൊള്ളുന്നേല്ലേ. ഒരുപാട് അധികം വെള്ളം കുടിക്കണം, അതുപോലെ പിന്നാ കൊടേക്കെ

ഉം ഉം എപ്പഴും കൊ ഉം ഉം ഉം ഉം. ആഹ് കൊണ്ടുപോകാറൊണ്ട് ആഹ് പൊറത്തൊക്കെ പോവുമ്പ കൊട കൊണ്ടോവാറൊണ്ട്. ഉം ഉം ഉം ഉം ഉം ഉം. അങ്ങനെ കൊണ്ട് പോകാറിണ്ട്. ഉം പിന്നെ ഭക്ഷണവും അതനുസരിച്ച് നല്ല കൂടുതൽ എന്താ വെള്ളത്തിന്റെ അംശമുള്ള കൂടുതൽ അങ്ങനത്തെ ഭക്ഷണങ്ങളാണോ കഴിക്കുന്നേ അപ്പ വെയിലുള്ള സമയത്തൊക്കെ?

ആഹ് ചെറിയ രീതീല് ഓഹ് ഫ്രൂട്ട്സൊക്കെ ആഹ് നമ്മള്. ഉം ഉം ഉം ഉം. ആണല്ലേ. അങ്ങനെത്തെയിണ്ട്. ആഹ് ആഹ് ഇപ്പൊ ഈ കാലാവസ്ഥേല് മാറ്റോക്കെക്കാരണം പല രീതീലൊള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടൊണ്ടോ എന്തേലും? എനിക്ക്

ആഹ് ഏ കൊറച്ച് നാളുകൾ പ്രത്യേകിച്ച് ഈയൊരു പരിസരത്തും ആഹ് ഓ എന്താ നല്ല രീതീല് പനിയൊക്കെയൊണ്ടാകുന്നൊണ്ട്. നല്ല മഴേക്കെള്ള ആ വെള്ളക്കെട്ടുകളൊക്കെ കാരണം.

ഓക്കെ ആഹ് ആഹ് ആഹ്. അത് കാരണം ആഹ് മഴയത്ത് കുരു ഏ കൊതുകുകളും, അതുപ അത് പരത്തുന്ന പല അസുഖങ്ങളും, ഉം ശെരിയാണ്. പലേടത്തും അവടേം ഉണ്ടല്ലേ? വീട്ടിലാർക്കെങ്കിലും വന്നാർന്നോ?

ഉം അതെ. ആഹ്. ഏ വീട്ടില് ആഹ് എന്റെ എന്താ എന്റെയൊരു ആഹ് സഹോദരന് വന്നായിരുന്നു. ആഹ് ഇതുപോലെ ആഹ് ഇവടടുത്താണ് വീട് ആഹ് നല്ല രീതീല് പനിയൊക്കെ വന്ന്. ഉം. ആൺ ഓക്കെ. അഹ് വന്നിട്ട് ആഹ് ആഹ് ആഹ് ആണ്ല്ലേ? ഈ ഏ കാലാവസ്ഥാ വ്യതിയാനം കാരണവടെ കൃഷിയൊക്കെ എങ്ങനിണ്ട്? നല്ല രീതി പോകുന്നോ അതോ അതിന്റേതായിട്ടൊള്ള കുറവുകളോ അങ്ങനെയെന്തെങ്കിലുവുണ്ടോ? കൃഷി കൃഷിയിടങ്ങളിലും മറ്റും.

ആഹ് കൃഷീനേം ഏഹ് ബാധിച്ചിട്ടൊണ്ട്. കാരണം ഇടയ്‌ക്കൊരു സമയത്ത് നല്ല രീതീല് മഴയായിരുന്നു. അന്ന് വയലൊക്കെ ഭയങ്കരായിട്ട് ആഹ് വെള്ളം കെട്ടീട്ട് കൃഷിയൊക്കെ ചെറുതായിട്ടൊന്ന് നശിഞ്ഞ് പോയാരുന്നു.

ആഹ് ആഹ് ആണല്ലേ? അവടെയോപ്പെ, ഉം ഈ വെ വെയില് കാരണോം പലതും അങ്ങനെ വന്നട്ടില്ലേ?

ആഹ് വെയില് കാരണോം ഒണ്ട്. അതൊര് പരുധിക്കപ്പുറത്ത് പോവുമ്പഴാണല്ലോ ബുദ്ധിമുട്ടുകള് വരുന്നെ. ആഹ് അതെയതെയതെയതെ. ഈ മനുഷ്യരില് പല രീതീലൊള്ള അസുഖങ്ങൾ എന്തെങ്കിലും ആ അസുഖങ്ങളെക്കുറിച്ചറിയോ അങ്ങനെ വെയിലും ഇതും മഴയൊക്കെക്കാരണം പല രീതീലെ അസുഖങ്ങളൊക്കെ ഒണ്ടാവുന്നില്ലേ? സ്കൂളുകളിലോ കോളേജിലോ മറ്റും ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിട്ട് ആഹ് ആഹ് വെയില് കാരണം എന്താ കൊറേ പേർക്ക് ആഹ് സൂര്യാഖാതം ആഹ് ഏറ്റിട്ടൊണ്ട്. ഇപ്പം അത് ആഹ് സൂര്യാഖാതം. നമ്മള് പലരും പണ്ടൊന്നും കേക്കാത്തൊരു വെ ഏഹ് എന്താ ഒരു പദായിരുന്നു ഈ സൂര്യാതാപംന്ന് പറയുന്നത്. ഇപ്പ പക്ഷെ എവടെ നോക്കിയാലും സൂര്യാതാപം. പത്രങ്ങളിലും

ഉം ഉം.

ഭയങ്കര ചൂടോ, എന്നാ ഭയങ്കര തണുപ്പോ അങ്ങനല്ല. രണ്ടിന്റേം ആഹ്.

രണ്ടുമല്ല ആഹ് അതാണ് നല്ലൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് നം പ പലരും ഭാഗ്യം ചെയ്തവരാണങ്ങനൊരു കാലാവസ്ഥേല് ജനിക്കാൻ വേണ്ടീട്ട്. അതാണ് അതാ.

നല്ലൊരു കാലാവസ്ഥ. ഈ കാലാവസ്ഥയും വസ്ത്രവും അതുപോലെ നമ്മള് അതുപോലത്തെ വസ്ത്രങ്ങളാണല്ലോ ഈ കാലാവസ്ഥേല് ധരിക്കുന്നത് ഏഹ് അധികം ചൂട് വരുമ്പൊ നമ്മള് എന്താ കോട്ടന്റെ അതാണ്. അപ്പം

ആഹ്. നമ്മള് കോട്ടൺ ആഹ് കോട്ടൺ

മാറ്റങ്ങള്.